വളരെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് എങ്കിലും ചില പ്രശ്നങ്ങൾ കാലാവസ്ഥയിൽ അനുഭവപ്പെടാറുണ്ട് പിന്നെ വേനൽക്കാലം ഉണ്ടാവുന്നത് മാർച്ച് ഏർ ഒരു വർഷത്തിലേയും മാർച്ചു കൂടെ ഏർ വേനൽക്കാലം അനുഭവപ്പെടാറുണ്ട് എങ്കിലും ഏപ്രിൽ മെയിലാണ് കൂടുതൽ വേനൽക്കാലം ഉണ്ടാകാറുള്ളത് മാർച്ച് മാസത്തിൽ തന്നെ ആരംഭിക്കാറുണ്ട് ഓരോ വർഷം കൂടുന്തോറും അതേപോലെ തന്നെ മഴക്കാലം ഏകദേശം ജൂൺ ജൂലൈ മാസ മാസത്തിലാണ് ഒരുപാട് മഴ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാറുള്ളത് ആ രണ്ടു മാസങ്ങളിലാണ് ഏർ മഴക്കാലം ഉണ്ടാവാറുള്ളത് അങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലുള്ള പല കാലാവസ്ഥകളും നമുക്ക് ചുറ്റും അനുഭവപ്പെടാറുണ്ട് എന്തിരുന്നാലും ഒരുപാട് കാലാവസ്ഥകൾ നമുക്ക് ചുറ്റും അനുഭവപ്പെടാറുണ്ട് കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കി ഒരുപാട്

നമ്മള് മഞ്ഞുകാലം വേനൽക്കാലം മഴക്കാലം തുടങ്ങിയ കാലാവസ്ഥകളെ കുറിച്ച് സംസാരിച്ചു ഇപ്പൊ വസന്തകാലമായാലും തന്നെ നമുക്ക് വളരെയധികം അനുയോച്യമായ കാലാവസ്ഥയാണ് വസന്തകാലം അതിനെ കുറിച്ച് പറയാണെങ്കിൽ തന്നെ ഈ പൂക്കളൊക്കെ പൂക്കുന്നൊരു കാലാവസ്ഥ നല്ലൊരു കാലം തന്നെയാണ് വസന്ത കാലം പൊ ഇങ്ങനെ വേനൽക്കാലം മഞ്ഞുകാലം മഴക്കാലം വസന്തകാലം തുടങ്ങിയ കാലങ്ങളെകുട്ടി കാലങ്ങളെയൊക്കെ കുറിച്ച് നാം സംസാരിച്ചു എങ്കിൽ ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം എങ്കിൽ ഞാൻ നിർത്തട്ടെ ഇത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ് ഇത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയാൻ കാരണമെന്താണ് എപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ സന്തോഷം തേടിപ്പോകുമ്പോഴു നമ്മുടെ ലക്ഷ്യം നമ്മള് മറന്ന് പോകരുത്

എന്താ നമ്മുടെ ലക്ഷ്യം മറന്നു കളിക്കരുതെന്ന വലിയൊരു സന്ദേശം നൽകുന്ന പാഠഭാഗമാണ് ഏത് എണ്ണ നിറച്ച കരണ്ടി ഇതിൽ നിന്നും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സന്തോഷത്തിൻ്റെ രഹസ്യം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക അതല്ലെങ്കിൽ ബാ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏത് നിങ്ങൾ ശ്രദ്ധിച്ചോളു എന്താ ആഹ് ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള കറണ്ടിയും അതിൽ രണ്ടു തുളളി എണ്ണയും നമ്മുടെ ബോധത്തിലുണ്ടായിരിക്കണം അത് നമ്മുടെ ലക്ഷ്യബോധമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയായിരിക്കും ചോദിക്കുക മക്കൾക്ക് clear ആണോ പൗലോ കൊയ്‌ലോ alchemist ആണോ clear ആണോ okay മക്കള് മ ഉഷാറായിരുന്നെ എല്ലാരും ഒന്ന് ഉഷാറായിട്ട്‌ നിങ്ങൾ നിങ്ങടെ fire ഉം ഹും എന്താ പറയാ നിങ്ങൾ fire ചെയ്യുമ്പോളാണ് ഞാൻ പുഷ്പ fire ലു എന്ന് പറയണെങ്കിൽ നിങ്ങൾ fire എനിക്ക് തരണം അപ്പോഴാണ് ഞാൻ പറയുക പുഷ്പ ഏർ flower അല്ല ഫ എന്താണ് fire ലു എന്ന് പറയണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് fire അയച്ചുകൊണ്ടേ ഇരിക്കണം okay എൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് അത് തമാശയിൽ നിന്നും നമുക്ക് അടുത്തൊരു serious ലേക്ക് പോവുകയാണ് നിങ്ങള് പട്ടിക പൂർത്തിയാക്കുക എന്നൊരു ഭ ഭാഗം കണ്ടോ അവിടെ അതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഏതാണത് കുട്ടി വന്നു എന്നതിന് പകരം വന്ന കുട്ടി ആഹ് കണ്ട കാഴ്ച എന്ന എന്താ കാഴ്ച കണ്ടു കണ്ട കാഴ്ച കാഴ്‌ച കണ്ടു അങ്ങനെയുള്ള പദങ്ങൾ ഏതെങ്കിലും വന്നാൽ മക്കൾക്ക് ഉദാഹരണം വരും ആ ഉദാഹരണം പോലെത്തന്നെ മക്കളെഴുതണം okay ആണോ okay അല്ലെ alchemist നെക്കുറിച്ചുള്ള സൂചന അതിൻ്റെ നമുക്കാവശ്യമില്ല എങ്കിൽ നമുക്ക് train അടുത്ത station പിടിക്കുകയാണ് train ഏതാ നോക്കൂ എത്തിക്കൊണ്ടിരിക്കുന്ന station ൽ എത്തുകയാണ് അടുത്ത station ൽ എത്തിയിരിക്കുന്നു അടുത്ത station ൻ്റെ പേരെന്താണ് കണ്ണുവേണംഇരുപുറമെപ്പൊഴും അതാണ് നമ്മുടെ അടുത്ത ചാ unit ൻ്റെ പേര് നമ്മുടെ station ൻ്റെ പേരും അപ്പൊ നമുക്ക് കണ്ണുവേണം ഇരുപുറമെപ്പൊഴും ഇതാര് പറഞ്ഞതാ ഇതാര് പറഞ്ഞതാണെന്നറിയുമോ മക്കൾക്ക് ആഹ് പറയു കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കോഴി എന്ന കവിതയിലെ ഒരു പ ഒരു വരിയാണിത് കണ്ണുവേണംഇരുപുറമെപ്പൊഴും കോഴി എന്ന് കേൾക്കുമ്പോ എൻ്റെ മക്കൾക്ക് ആകെ ഒരു ഒരാവസ്ഥയും അല്ലെ പലപ്പോഴും ആഹ് കോഴി എന്ന് നിങ്ങൾ വിളിക്കുന്നത് വേറെ അർത്ഥത്തിലാണെന്നു എനിക്കറിയാം അല്ലെ പുതിയ തലമുറയുടെ കോഴി എന്ന് പറയുന്നത് വേറെ പലതുമാണ് അതൊന്നും അല്ലേ കടമ്മനിട്ട പറയുന്ന കോഴി ഏതാ വളരെ എന്ന് പറയുന്ന കോഴി തന്നെയാ ആ കോഴി തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ് ശരിക്കും ആ കവിത കോഴി എന്ന കവിത അതിലൊരു വരിയാണ് കണ്ണുവേണം ഇരുപുറമെപ്പൊഴും കണ്ണ് വേണം മുകളിലും താ മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് അത് കടമ്മനിട്ടയുടെ വരികളാണ്

വീരാൻ കുട്ടിയുടെ അതിജീവനത്തിന്ന് ചോദ്യമുണ്ട് മക്കൾ ഓർത്തു വെക്കണേ ഇതിന്നു ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമെന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം നോക്കു ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാൻ ആകുമോ കൊന്നമരമേ വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ ഉങ്ങുമരമേ വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വയ്ക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ അല്ലെന്നാൽ ചെറുതല്ലേ എന്നുവച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്നുകളയും very important ആയൊരു വരിയാണ് എന്താണ് അതിജീവനത്തിൻ്റെ പാതയാ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാവില്ല ചെറിയ പുല്ലിന് വേനലിനെ അതിജീവിക്കാനാവില്ല അപ്പൊ അതിനോട് പറയാണ് കൊന്നമരം കഠിനമായ വെയിലിനെ ഉരുക്കി മഞ്ഞ സ്വർണം പോലെയുള്ള പൂക്കളാക്കുന്ന മരമാണ് കൊന്നമരം കാരണം കൊന്നമരത്തിനു നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാറില്ല വെയിലിനെ സ്വീകരിച്ചുകൊണ്ട് പൂവാക്കി മാറ്റുന്ന കഴിവുള്ള കൊന്നമരത്തിനോട് പറയാണ് നീ അതൊന്നു പുല്ലിനെ പഠിപ്പിക്കണേ അതുപോലെ ഉങ്ങുമരം വലിയ മരമാണ് അത് വെയിലിനെ തൻ്റെ തലയിൽ താങ്ങി തൊപ്പിയാക്കി മാറ്റുന്നു ആ ശീലം നീ എന്തിനെ പഠിപ്പിക്കണമേ എന്തിനെ പഠിപ്പിക്കണമേ പറയൂ ആഹ് ഈ പുല്ലിനെ പഠിപ്പിക്കണമേ അല്ലെങ്കിൽ ചെറുതല്ലേ എന്ന് കരുതി പുല്ല് ഏർ സൂര്യൻ അതിനെ പച്ചയ്ക്ക് തിന്നുകളയും അപ്പൊ താഴെത്തട്ടിൽ ഉള്ളവരെ അതിജീവനത്തിൻ്റെ വഴികളിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ചെറുതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന സൂചനയാണ് അപ്പോൾ നിങ്ങൾ ഓർത്തുവയ്ക്കണം ഇവിടെ അതിജീവനത്തിൻ്റെ വഴിയാണ് ഇതിൽനിന്നും ചിലപ്പോ നിങ്ങൾക്ക് ഒരു mark ൻ്റെയോ രണ്ടു mark ൻ്റെയോ ഒരു ചോദ്യം വന്നേക്കാം അത് പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ് രണ്ടു മത്സ്യങ്ങളാണ് രണ്ടു മൽസ്യങ്ങൾ ന നിങ്ങൾക്കറിയാലോ മത്സ്യങ്ങളെ ഏതാണ് അംബിക സുധൻ മാങ്ങാടിൻ്റെ ഒരു കഥയാണ് എന്ത് രണ്ടു മൽസ്യങ്ങൾ ഈ രണ്ടു മൽസ്യങ്ങൾ എന്തൊക്കെയാണ് അഴകനും പൂവാലിയും രണ്ടു മൽസ്യങ്ങളുടെ കഥയാണ് ഈ നെടും ചൂരി മൽസ്യങ്ങളാ അല്ലെ രണ്ടും നെടും ചൂരി മൽസ്യങ്ങളാണ് ആ നെടും ചൂരി മൽസ്യങ്ങൾ മുട്ടയിടാനായിട്ട് കവ്വായി കായലിൽ നിന്നും ശൂലാപ്പ് കാദിലേക്കുള്ള ഒരു യാത്ര നടത്തുന്നതാണ് കഥയുടെ സൂചനാ അങ്ങനെ ആഹ് അഴകനും പൂവാലിയും ആഹ് ആഹ് പൂവാലി ഗർഭിണിയാണ് ഏർ കുഞ്ഞുങ്ങളെ മുട്ടയിടാനുള്ള സമയായി ഇവര് നിൽക്കുന്ന കായൽ ചളി പുരണ്ട കായലാ ആ ചളി വെള്ളത്തിൽ മുട്ടയിടാൻ പറ്റില്ല നെടും ചൂരി മത്സ്യങ്ങൾക്ക് തെളിഞ്ഞ വെള്ളം നോക്കി പോകണം അതിനു മഴ പെയ്യണം മഴപെയ്ത് ഇറങ്ങുന്ന ആ വെള്ളത്തിലൂടെ വേണം അവർക്ക് എവിടെ ശൂലാപ്പ് കാതിലെത്തി അവിടെയുള്ള ആഹ് ഭൂമിയുടെ ഗർഭപാത്രം പോലെയുള്ള ആ ഒരു പൊയ്കയിൽ മുട്ടയിടാൻ എന്നിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു പോരണം അങ്ങനെ നിൽക്കുമ്പോളാണ് മഴയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നിർഭാഗ്യവശാൽ മഴ പെയ്യുന്നില്ല അഴകനും പൂവാലിയും മഴ ദൈവങ്ങളോടും ശൂലാപ്പ് ദേവിയോടും പ്രാർത്ഥിക്കുന്നു അവസാനം അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന പോലെ മഴ ഒന്ന് രണ്ടു തുള്ളി ഇടുന്നു അല്ലെ ആ സമയത്തുള്ള അവരുടെ പ്രണയരംഗങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം മക്കള് പൂവാലിയും അഴകനും പരസ്പരം ആദ്യമായി കണ്ടുമുട്ടിയ ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഓർമ്മകളു അവര് പറയുന്നൊരു വാക്യമുണ്ട് അഴകാ എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ നമ്മൾ ഇനിയും ഈ തടാകത്തിൽ ജീവിക്കും അല്ലെ നമ്മളൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അമ്മയുടെയൊക്കെ പേരുകളില് നമ്മൾ ജീവിക്കുന്നെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പേരിലൂടെ വേറെ പലരും ജീവിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഇത് കേട്ടപ്പോൾ അഴകന് പ്രണയം കൊണ്ട് ഏർ പൂവാലിയോടുള്ള സ്നേഹാധിക്യം കൂടുന്നു എന്നിട്ടു പറയുന്നു നിൻ്റെ ഈ വാക്കിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവർക്ക് രക്ഷപ്പെടാൻ വഴിയെന്നത് പോലെ ഒരു മഴ ആർത്തിരമ്പി വരുന്നത് അധികനേരമൊന്നും നിന്നില്ലെങ്കിലും അവർക്ക് മെല്ലെ സഞ്ചരിക്കാനുള്ള വഴികളാകുന്നു അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഏർ യാത്രക്ക് പുറപ്പെടും മുൻപേ അഴകൻ പൂവാലിക്ക് നിർദേശം കൊടുക്കുന്നു മോളേ

ആ ആദ്യമേ തുടക്കത്തിൽ തന്നെ അറിയാലോ പൂവാലി പേടിച്ചു കൊണ്ട് ഏർ തൻ്റെ താഴേക്ക് വരുന്ന ഒരു മണ്ണിരയെ ആർത്തിയോടെ കൊത്താൻ തുനിഞ്ഞു നിൽക്കുമ്പോൾ ആഹ് അഴകൻ ശാസിക്കുന്നുണ്ട് മോളെ പോവരുത് അത് മരണക്കെണിയാണെന്നു അന്ന് ആ സമയം തൊട്ടേ പേടിച്ചുകൊണ്ടാണ് പൂവാലി നിൽക്കുന്നത് ഇതും കൂടെ കേട്ടപ്പോൾ പൂവാലിയുടെ പേടി കൂടി അപ്പൊൾ അഴകൻ പറയാ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ ഇത് സത്യമാണ് കാരണം പണ്ടുള്ളാ മുത്തശിയൊക്കെ പറഞ്ഞത് ഏർ മുട്ടയിടാൻ പോകുന്ന നെടും ചൂരി മത്സ്യങ്ങൾക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്നത് മണ്ണൻ മുതലകളെയും നീർനായകളെയും ഉം പിന്നെ മീൻകൊത്തികളെയൊക്കെ ആയിരുന്നു പക്ഷെ അവറ്റകളുടെയൊക്കെ വംശമേ ഇന്നില്ലാതെയായിപ്പോയിരിക്കുന്നു ഇന്ന് നാം പേടിക്കേണ്ടത് മനുഷ്യനെയാണ് അതിനു അവനെ സംബന്ധിച്ചെടുത്തോളം മുട്ടയിടാൻ പോവുകയാണെന്നോ കുഞ്ഞുങ്ങളുമായി തിരിച്ചു വരികയാണെന്നൊന്നോ അവനു അറിയേണ്ട അവൻ കുത്തൂണുകളും വലകളുമായിട്ട് കാത്തിരിക്കുകയും നമ്മെ കശാപ്പു ചെയ്യുകയും ചെയ്യും ഇതൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ നീങ്ങുമ്പോളാണ് പെട്ടന്ന് വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഒരു പറ്റം ആളുകൾ നടന്നു വരുന്ന കാഴ്ച അഴകൻ കണ്ടത് മാത്രമല്ല അതിൽ ആളുടെ കയ്യിൽ ഈർക്കിളിൽ കോർത്തുവച്ച പത്തോളം നെടുംച്ചൂരി മൽസ്യങ്ങൾ കൊന്നു ഇരിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോളാണ് ഇവരുടെ നേരേക്ക് കുന്തവുമായി ആളുകൾ കേറി വരുന്നു എന്നിട്ട് പറഞ്ഞതെന്താ കള്ളതിരുമാലികൾ ഇതാ ഇലയുടെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ട്ന്നു പറഞ്ഞൊരു കുന്തം നേരെ അഴകനു നേർക്ക് വരുന്നു എന്നാൽ ഭാഗ്യവശാൽ അവർ രണ്ടുപേരുമൊരു പാറയിടുക്കിനുള്ളിലേക്കെത്തുന്നു അവിടെ വച്ചാണ് കഥയുടെ തുടക്കം തവളയെ പരിചയപ്പെടുന്നത് ഓർത്തു വെക്കണം തവള ഇതിലൊരു നല്ല കഥാപാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ തവള ഒരു കഥാപാത്രമാണ് അപ്പൊ ആ തവള പറയുകയാണ് രണ്ടു മത്സ്യങ്ങളെ നിങ്ങൾ എന്തിനാണിവിടെക്ക് വന്നത് അപ്പോൾ മുട്ടയിടാനാണ്ന്നു പറഞ്ഞപ്പോൾ ശരി

ആഹ് ഇവിടെവച്ചാണ് അല്ലെ നോക്കു ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മൽസ്യങ്ങൾ കണ്ടു വലിയൊരു തവള തവള പാറയാണ് ക്ഷമി ആഹ് തവള എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അല്ലയോ പ്രഭോ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ സമയത്ത് മുട്ടയിടാനാണ് ശൂലാപ്പ്‌കാവിൽ പോവുന്നത് അല്ലെ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ആഹ് തവളയുടെ ചില വാക്കുകളുണ്ട് രണ്ടു മത്സ്യങ്ങളെ ഞാനും ഒരിക്കൽ ശൂലാപ്പ് കാവിലയിരുന്നു അങ്ങനെ നിൽക്കുമ്പോളാണൊരിക്കൽ ബുദ്ധ ഭഗവാൻ ശൂലാപ്പ്‌കാവിലൂടെ നടന്നു പോകുമ്പോൾ ഈ തവളയെ അറിയാതെ ചവിട്ടിപ്പോയി വേദനിച്ചിട്ടൊന്നും അല്ല എങ്കിലും ഒന്ന് പുളഞ്ഞു ആ സമയത്ത് ആ തവളയെ എടുത്ത് കയ്യിലെടുത്തുകൊണ്ട് ബുദ്ധഭഗവാൻ ചോദിക്കാ അല്ലയോ പ്രീയപ്പെട്ട തവളെ ഞാൻ ചവിട്ടിയപ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന് അങ്ങനെ ആ ബുദ്ധൻ്റെ തലോടലേറ്റ തവള ചിരഞ്ജീവിയായി മാറുന്നു അന്ന് അന്ന്

അങ്ങനെ നിന്നപ്പോഴാണ് ആഹ് തവള ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മനുഷ്യൻ മാത്രം വികസിക്കുന്നതിനെയാണോ മനുഷ്യൻ മാത്രം ഇല്ല എന്താണ് മനുഷ്യൻ മാത്രം ബാക്കിയാവുന്നതിനെയാണോ ആഹ് വികസനം വികസനം എന്ന് പറയുന്നത് എൻ്റെ മക്കൾ അടിവരയിട്ടു വെക്കൂ അടിവരയിട്ടു വെക്കു sorry ഞാനിട്ട അടിവര മാറിപ്പോയി okay അടിവരയിട്ടു വച്ചോളു മനുഷ്യൻ മാത്രം ബാക്കിയാവുന്ന സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ മുഴുവൻ അങ്ങനെയല്ലേ മനുഷ്യൻ മാത്രം വികസിക്കണം ബാക്കിയുള്ള ജീവജാലങ്ങൾ മുഴുവൻ ഇല്ലാതെയാകണം അങ്ങനെ ഇല്ലാതെയായി കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ നിലനിൽപ്പ് ഉണ്ടോ ആഹ് ഓർത്തു വെക്കണം ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരഞ്ഞൂറു കൊല്ലം ഇങ്ങനെ പോകും എങ്ങനെ എല്ലാത്തിനെയും ഇല്ലാതെയാക്കി മനുഷ്യൻ മാത്രം അവശേഷിക്കും എന്നിട്ടോ അവനിങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചിട്ട് എങ്ങും ശവങ്ങൾ നിറഞ്ഞ മരുഭൂമിയായി ഈ ഭൂമി മാറുന്നൊരു കാലം വിദൂരമല്ല എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏറെക്കുറെ ഏർ ready യായിക്കൊണ്ടിരിക്കയല്ലേ അത് നോക്കൂ നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ ഒരു പത്ത്‌ minute നേരം വെയിലത്ത് നിൽക്കാൻ പറ്റുമോ നമുക്ക് പറ്റില്ല എന്തുകൊണ്ട് സൂര്യനെ അത്രമേൽ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മള്

നിമിഷ നിമിഷവും വേണ്ട നിമിഷാർദം കൊണ്ട് എല്ലാം കത്തിച്ചാമ്പലായിപ്പോവും ആ ozone പാളികൾക്ക് ജീവൻ്റെ കവചമായി നിൽക്കുന്ന ആ ozone പാളികളാണ് ഇന്ന് നമ്മൾ ഇല്ലാതെ ആക്കി കൊണ്ടിരിക്കുന്നത് എന്തോ ആവട്ടെ അപ്പോൾ മനുഷ്യൻ മാത്രം വികസിക്കുന്നതിനെയാണോ വികസനം എന്നു പറയുന്നത് എന്നുള്ള വളരെ important ആയൊരു ചോദ്യമാണ് മനസ്സിലായോ അത് പരീക്ഷയ്ക്ക് വരും അപ്പോൾ എല്ലാത്തിനെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് എന്നൊരു അർത്ഥത്തിലേക്ക് വേണം എൻ്റെ കുഞ്ഞുങ്ങൾ കാണാൻ okay യാണോ എന്താ ഒരു ഒരു ഒരു പ്രതികരണം ഇല്ലാത്തതുപോലെ നിങ്ങൾ ഉറങ്ങിയോ ഏഴരക്ക് എട്ടുമണിക്ക് ഒക്കെ ഉറങ്ങുന്നവർ ഉണ്ടോ ഇവിടെ ഒന്ന് ഉഷാറായെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ആ പുഷ്പാ എന്താണ് fire ലു എല്ലാവരും fire ഒക്കെയായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക okay അപ്പൊ ഓർത്തുവെക്കണം മനുഷ്യൻ മാത്രം ബാക്കിയാവുന്നതിനെയാണോ വികസനം എന്ന് പറയുന്നത് അങ്ങനെ

പൊയ്കയൊക്കെ മണ്ണിട്ട് നികത്തി marble സൗധം പണിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ കത്തിയ മരത്തിലിരുന്ന് ഒരു കിളിമകൾ പാട്ടുപാടുന്നുണ്ട് കരയാ എന്തുകൊണ്ടാ കാടു കത്തിച്ചപ്പോൾ കുറെ ജീവനുകൾ ഇല്ലാതെയായി കിളിമകളും കിളിമകളുടെ പ്രാണനാഥൻ ആ തീയിൽ വെന്തു മരിക്കുന്നു അത് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ആ കിളിമകൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ തവള പറയുകയാണ് ഇതൊന്നും കണ്ടുനിൽക്കാൻ എനിക്ക് ആവില്ല അതുകൊണ്ട് ഞാനിതാ എൻ്റെ മരണം അടുത്തിരിക്കുന്നു കിളിമകളെ നീ ദുഃഖത്തിനു മേൽ അടയിരിക്കാതെ ഈ കണ്ടതിന്റെ മുഴുവൻ പൊരുളുകളെ കുറിച്ച് പാടി ലോകത്തെ കേൾപ്പിക്കുക അതാണ് നിൻ്റെ നിയോഗം തവളയോട് തവള ആഹ് പിന്നെ അഴകനോടും പൂവാലിയോടും യാത്ര പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കൂപ്പു കുത്തി പോകുന്നു ആഹ് ജീവൻ്റെ കുളിരണിയിക്കുന്ന മനുഷ്യൻ്റെ ശല്യം ഇല്ലാത്ത ഒരു ഒരു ഒരു സ്വർഗം തേടി അല്ലെങ്കിൽ ഒരു നല്ലയിടം ന്ന് തേടി ആഹ് അഴകനും പൂവാലിയും പോവുകയാണ് അപ്പോൾ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയുടെ cancer ആണെന്ന് പറയുന്നത് അതൊക്കെ ഓർത്തു വെക്കാ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉപന്യാസം ചോദിക്കാം അതല്ലെങ്കിൽ അഴകൻ എന്ന കഥാപാത്രത്തെ ചോദിക്കാം അതൊക്കെ ചോദിച്ചാൽ മക്കളെ ആഹ് ഉപന്യാസം ചോദിക്കുമ്പോൾ മക്കൾക്ക് അറിയാലോ ഉപന്യാസം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത് ഓർത്തുവയ്ക്കണം ഉപന്യാസം എഴുതുന്ന സമയത്ത് മക്കള് ശീർഷകം ഏർ എഴുതണം banner ശീർഷകം ഉണ്ടാവണം ആമുഖം ഉണ്ടാകണം ആശയം ഉണ്ടാകണം conclusion ഉണ്ടാകണം ഇത് ഉപന്യാസം എഴുതുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് okay യാണോ അങ്ങ് അതാണ് ആഹ് രണ്ടു മത്സ്യങ്ങൾ ഇനി കിട്ടും പണമെങ്കിലിപ്പോൾ very important ആയ മറ്റൊരു കവിത കുഞ്ചൻ നമ്പ്യാരുടെ കവിതയാണ് അല്ലേ ധ്രുവചരിതം എന്നാണ് ധ്രുവന് ആഹ് നാരദൻ പറഞ്ഞുകൊടുക്കുന്ന ഒരു കഥ ധ്രുവന് പറഞ്ഞുകൊടുക്കുന്ന ഒരു കഥയാണ് ധ്രുവചരിതം ധ്രുവൻ്റെ ചരിതമാണ് ആ അതിൽ പറയുന്ന ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ആർത്തി എപ്രകാരമാണെന്നുള്ളതാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത് കിട്ടും പണമെങ്കിലിപ്പോൾ very important ആയ പാഠമാണ് എന്നെൻ്റെ മക്കൾ മനസ്സിലാക്കി വെച്ചോളൂ കുഞ്ചൻ നമ്പ്യാർ എന്തൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രത്യേകത ഞാനിവിടെ ചേർത്ത് വെക്കാം ഒന്ന് ജനകീയ ജനകീയ കവി രണ്ട് കവിതാ ചാട്ടവാറാക്കിയ കവി മൂന്ന് ഫലിത പരിഹാസം ആഹ് നാല് പറയു നാലെന്താണ് തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് അല്ലെ ഇതൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രത്യേകത ജനകീയ കവിയാണ് കവിത ചാട്ടവാറാക്കിയ കവിയാണ് ഫലിത പരിഹാസങ്ങളുടെ കവിയാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്‌ ഇതൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരെകുറിച്ചിട്ട് നമുക്കറിയേണ്ടത് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതിയുടെ പേരെന്താണെന്നറിയാമോ മക്കൾക്ക് കല്യാണസൗഗന്ധികം എന്നാണ് കല്യാണസൗഗന്ധികം എന്ന ആദ്യ കൃതിയിൽ തന്നെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ ചാട്ടവാറുപോലെ തൻ്റെ അക്ഷരങ്ങളെ മാറ്റി മറിച്ച എഴുത്തുകാരനും കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എന്തെല്ലാ പാണ്ടൻ നായുടെ പല്ലിനു ശൗര്യം പല്ലേ പണ്ടേ പോലെ ഫലിക്കുന്നില്ല കേട്ടില്ലേ നിങ്ങള് നോക്കെടാ നമ്മുടെ മാർഗ്ഗേ കിടക്കുന്ന മാർക്കട നീയങ്ങു മാറികിടാക്കെട ദുർഘട സ്ഥാനത്തു വന്നു ചെയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തെടാ സംഗതി ഇങ്ങനെ തട്ട് തട്ടിയൻ വാക്കുകൾ ഇങ്ങനെ എന്താ പറയാ നമ്മള് ആഹ് ഏർ എന്താ പറയാ അതിനെ ഒരു വലിച്ച എന്താ പറയാ നമുക്കൊരു കല്ലേറു കൊള്ളുന്ന ശ് ഒരു ഏറു കിട്ടുന്ന പ്രതീതിയാണ് ചരക്കല്ലു കൊണ്ടൊക്കെ ഏറു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതിയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിത കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് കൊള്ളേണ്ടവന് അവിടേം ഇവിടേം ഒക്കെ കൊള്ളും അങ്ങനെയുള്ള ഏർ തു തുള്ളലിൽ മാത്രമുള്ള പ്രത്യേകത എന്താ ആളുകളെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പരിഹസിക്കാൻ പറ്റും അല്ലെ മുന്നിൽ ആരാണോ നിക്കുന്നത് അവരെ നോക്കി പറയാം നോക്കെടാ നമ്മുടെ മാർഗ്ഗേ കിടക്കുന്ന മർക്കട എന്ന് ആ വ്യക്തിയെ ചൂണ്ടി പറയാം കാരണമെന്താ തുള്ളലിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ധ്രുവ ചരിതത്തിലും ആഹ് ധ്രുവ ചരിതവും മുന്നോട്ട് വെക്കുന്നതെന്ത് തന്നെയാണ് മക്കളെ എന്ത് തന്നെയാണ് പറയു ആ പണം ആധുനിക മനുഷ്യൻ്റെ പണത്തിനോടുള്ള ആഹ് എന്താണ് പണത്തിനോടുള്ള ആക്രാന്തമെന്നോ ആർത്തിയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന ഒന്നിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത് ഈ കവിത മുന്നോട്ട് വെക്കുന്നത് ഒരു കുട്ടിയോട് കഥ പറയും പോലെയാണ് കുഞ്ചൻ നമ്പ്യാർ ഇ ക ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടിയോട് കഥ പറയുകയാണ് നോക്കു മാനുഷന്മാരുടെ മോഹങ്ങളോരോന്നേ ഞാനുതാ ചെയ്യുന്നു കേൾക്ക നീ ബാലക കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്കു ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം ഈ വരികൾ രണ്ടു പണം കിട്ടുമെന്നു കേട്ടാലവർ മണ്ടും പതിനെട്ടു കാതമെന്നാകിലും അടിവരയിട്ടു വെക്കു മക്കളെ ഇത് നിങ്ങൾക്ക് നാളെ ഒരു കവിതയുമായി താരതമ്യം ചോദിക്കും ഏതാന്നറിയോ പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കൈയ്യിൽ ഉണ്ടാകുമ്പോൾ അയുതമാകിലാശ്ചര്യമെന്നതും

നമ്മളിന്ന് വാർത്തകളൊക്കെ എടുത്തിട്ടൊന്ന് നോക്കുക അല്ലെ കേവലം എ ഒരു പവൻ്റെ കമ്മലുള്ള ഒരും ഒരമ്മയുടെ കാത് അതേപോലെ കാതൊന്നിച്ചു മുറിച്ചുകൊണ്ട്പോയി ആ ഒരു പവൻ സ്വർണത്തിനു വേണ്ടി ആ അമ്മയെ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ ആ അമ്മയെ കൊന്ന മക്കളുള്ള കാലമാണ് ഇന്ന് അല്ലെ ഏർ എത്രയെത്ര കഥകള് പണത്തിനു വേണ്ടി നടത്തുന്ന കൊലപാതകങ്ങൾ അപ്പൊ രണ്ടു പണം കിട്ടുമെന്ന് കേട്ടാൽ ഏത് ദുഷ്ടത കാണിക്കാനും മനുഷ്യന് മടിയില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ അന്ത കാലത്തു എന്ത കാലം പതിനെട്ടാം നൂറ്റാണ്ടിൽ അല്ലെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇന്നും അത് എന്താണ് ഏർ ഇന്നും അതേപോലെയുണ്ട് എന്നുള്ളത് മക്കൾ ഓർത്തു വെക്കുക പിന്നെയോ രണ്ടു പണം കിട്ടുന്നത് കേട്ടാൽ മണ്ടും പതിനെട്ടു കാതം മണ്ടുക

തിക്കും തിരക്കിലും പെട്ടായിരിക്കും നിങ്ങൾ ആശുപത്രിയിൽ ആവുക ആയിരം രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ പണം കിട്ടുക എന്ന് പറഞ്ഞാൽ അ എക്കാലത്തും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കും അല്ലെ ആഹ് ഭോജനത്തിനും പ്രഥനത്തിനും ഭോജനം ഭക്ഷണമാണ് പ്രഥനം പ്രഥനം പ്രഥനം എന്താണ് നോക്കൂ പ്രഥനം പ്രശസ്തീ പണത്തിനും ഭക്ഷണത്തിനും പ്രശസ്തിക്കും രാജസേവയ്ക്കും മനുഷ്യന് ദുരാഗ്രഹമുണ്ട് ഇനിയൊ രാജാവിനെച്ചെന്നു സേവിച്ചു നിൽക്കയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെപ്പിടുങ്ങുവാനല്ലാതെ ഇക്കാരിയക്കാർക്കില്ല വാഞ്ഛിതം വാഞ്ഛിതം ആഗ്രഹം

മേലുദ്യോഗസ്ഥരെ ഉം പിന്നെന്താ പറയാ മേലുദ്യോഗസ്ഥരെ soap ഇട്ടു soap ഇട്ടു കൂടീട്ട് ഒരുപാട് പേരുടെ കുറ്റം പറഞ്ഞു കൊണ്ട് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു വെക്കുന്ന അന്നത്തെ അന്നത്തെ സേവകന്മാർ കാര്യസ്ഥന്മാർ ഇന്നുമുണ്ട് നമ്മളെ നാട്ടില് നമ്മുടെയൊക്കെ നമുക്കൊക്കെ ചുറ്റുവട്ടത്തുമുള്ള അത്തരത്തിലുള്ള ആളുകളുണ്ടെന്നു ഓർത്തു വെക്കുക മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്ന കുട്ടിക്കും നോക്കുവാൻ ല്ലേ മൂക്കിൽ വിരൽ തള്ളി നിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ പോലും അച്ഛനമ്മമാർക്ക് സമയമില്ല കാരണമെന്താ അച്ഛൻ ഓടുകയാണ് എന്തിനു വേണ്ടിയാണു പണമുണ്ടാക്കാൻ എങ്ങനെയൊക്കെയാ പണമുണ്ടാക്കുന്നത് നോക്കു

ശ്ലോകം ന്നു പറയ അങ്ങനെ നാലുവരി കവിത രാജാവിനെ കാണിച്ചാൽ എൻ്റെ ദുഃഖം മാറും അതുകൊണ്ട് രാജാവ് എന്തെങ്കിലും സമ്മാനം തരുമെന്ന് കരുതി മാത്രം സമ്മാനത്തിനു വേണ്ടി മാത്രം ശ്ലോകങ്ങളും പദങ്ങളും പദം കഥകളി പദമാണ് പദങ്ങളും ചമയ്ക്കുന്നവർ ഇന്നുമില്ലേ അല്ലെ രാജാവിൻ്റെ അടുത്തുനിന്ന് പണം കിട്ടാൻ വേണ്ടി മാത്രം കവിത എഴുതുക അങ്ങനെയാണോ കവിത എഴുതേണ്ടത് കവിത എഴുതേണ്ടത് അങ്ങനെയാണോ

ഇനിയൊ ആഹ് ഇനി പട്ടു കിട്ടുമ്പോഴും സന്തോഷമില്ലവനൊട്ടും പണം കൂടെ മുമ്പേ നിനയ്ക്കയാൽ അവനു പട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അംഗീകാരമല്ലേ പട്ടു കൊടുക്കുക എന്നത് അംഗീകാരമാണ് ആ പട്ടു കൊടുത്താൽ അവനു മതിയല്ല പട്ടു വേണ്ട പകരമെന്താണ് പണം കൂടി അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് പട്ടിൻ്റെ കൂടെ ഒരു കുറച്ചു note ഉം കൂടെ തിരുകി വെച്ചിരുന്നെങ്കിൽ എന്നവൻ മുന്നേ ഉം ചിന്തിച്ചത് കൊണ്ട് പട്ടു കിട്ടുമ്പോ അവനു എന്തില്ല ആഹ് അവനൊരു ആഹ് സന്തോഷവുമില്ല എന്നർത്ഥം വീരാളിപ്പട്ടു ല കിട്ടിയാലും പോരാ സ്വർണവള കൂടി ലഭിക്കുവാനാണ് അവനാഗ്രഹം ഇങ്ങനെ പണമുണ്ടാക്കാൻ ദ്രവ്യം പണമാണ് പണമുണ്ടാക്കുവാൻ എന്തെല്ലാം വിദ്യകൾ എപ്പോളും കാട്ടിക്കൊണ്ടിരിക്കുന്നു ചിലർ ആട്ടം പഠിക്കുന്നു പാട്ട് പഠിക്കുന്നു കൊത്ത് സാധിക്കുന്നു വെട്ടും പ പാ അടവും പയറ്റുന്നു അല്ലേ ഇന്നും ഇല്ലേ ഇന്നുമില്ലേ സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം കലയെ പഠിച്ചു വെക്കുന്ന ആളുകൾ എത്രയുണ്ട് നമ്മുടെ നാട്ടില് ഇല്ലേ നോക്കു നിങ്ങള് ഏർ കലോത്സവ വേദികൾക്ക് വേണ്ടി മാത്രം പടിക്കുന്നൊരു വിഭാഗമുണ്ട് അതുകഴിഞ്ഞ പിന്നെ അവര് ആ കലയുമായി കുലബന്ധം പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് രാജാവിനെ കണ്ടു സേവിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം കഴിവ് ഏർ ഓരോ ഓരോ കലകളും കായികവും പഠിക്കുന്നവർ വെട്ടും തടവും പഠിക്കുന്നവർ അല്ലേ കാവ്യം പഠിക്കുന്നവർ മറ്റു ചിലരോ വായന കൊണ്ടാണ് രാജാവിനെ സേവിക്കാം എന്ന് കരുതി വായ വായനയ്ക്ക് ഉഷ്ണം പഠിക്കുന്നവർ കുറെ വായിക്കാൻ വേണ്ടി തയ്യാറാകുന്നവർ ആയത് വേണമെന്നാൽ പണം കിട്ടുമെന്നു പറഞ്ഞിട്ട് ആയുധവിദ്യക്കൊരുവൻ തുനിയുന്നു ആഹ് പ്രശസ്തിയും പണവും ഒക്കെ ലഭിക്കണമെങ്കിൽ ആയുധവിദ്യ പഠിച്ചു രാജാവിൻ്റെ മുമ്പിൽ എത്തിയാൽ കാര്യമുണ്ടാകുമെന്നു കരുതിക്കൊണ്ട് ആഹ് അതിനുവേണ്ടി തുനിയുന്നു ചിലർ വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃഥാതന്നെ വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ അല്ലെ വൈദ്യം പഠിക്കുക വൈദ്യം പഠിക്കേണ്ടതാണോ വൈദ്യന്മാർ കാലക്രമത്തിൽ അല്ലെങ്കിൽ പരാ പാരമ്പര്യമായി നേടേണ്ടവനാണ് ഇന്നുമില്ലേ വൈദ്യന്മാര് ഇന്നുമില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ road side ലൊക്കെ ആഹ് ഇതൊക്കെ വിറ്റ് കൊറേ മരുന്നുകൾ വച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങള് എന്തൊക്കെയോ വേര് കുത്തികലക്കി എണ്ണയൊക്കെ ഒഴിച്ച് വെക്കും എന്നിട്ടവർക്ക് ആഹ് അവ അവര് പറയുന്ന കേട്ടാൽ എന്താണാ മരുന്നിൻ്റെ ഗുണമെന്നു നമുക്കും അറിയില്ല അവർക്കും അറിയില്ല അതാണ് അവസ്ഥ ഇപ്പൊ ഉദാഹരണത്തിന് ആഹ് ഞങ്ങടെ നാട്ടിലൊരു വൈദ്യനുണ്ടായിരുന്നു വൈദ്യനല്ല ലാടനാ road side ലാണ് അയാള് നിക്കുന്നത് അയാൾ എപ്പോളും പറയുന്നൊരു വാക്കുണ്ട് ആസ്‌ത്രേലിയൻ വനാന്തരങ്ങളിൽ നിന്ന് ഒരു കൊമ്പനാനയെ പിടിച്ചു കുപ്പിയിലാക്കി മൂന്നു ദിവസം കുഴിച്ചിട്ടു അതിൽ നിന്നും സത്തെടുത്ത് നീറ്റ് വറ്റിയുണ്ടാക്കിയ ഞങ്ങടെ ഞങ്ങടെ ആസ്‌ത്രേലിയൻ സുഹൃത്തുക്കളെ ഇതാണ് അദ്ദേഹം പറയുക എന്താന്നൊരു idea യുമില്ല പെറ്റുവീണു മൂന്നു ദിവസമായ കുട്ടികൾക്ക് പോലും പല്ലുവേദന നിഷ്പ്രയാസം മാറ്റിക്കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പെറ്റുവീണു മൂന്നു ദിവസമായ കുട്ടികൾക്ക് എവിടെയാണ് പല്ല് പല്ലില്ലാത്ത കുട്ടിക്കെവിടുന്നാണ് പല്ലു വേദന വരിക ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്നും അത്തരത്തിലുള്ള ലാട വൈദ്യന്മാർ നമുക്കിടയിൽ ഉണ്ട് അന്നുമുണ്ട് അന്ന് രാജാവിനെ ചെ ചെന്ന് സേവിക്കാൻ വേണ്ടിയാണു നിന്നത് അതാണ് പറയുന്നത് ഏർ ആയുധം എന്താണ് വിദ്യകൾ മറ്റുള്ളതൊക്കെ വെറുതെയാണ് ദ്രവ്യമുണ്ടാക്കാണെങ്കിൽ എന്ത് വേണം വൈദ്യം പഠിക്കണം എന്നിട്ടോ കാരസ്കരഘൃതം ഗുൽഗുലു തിക്തകം ചേരുന്ന നെയ്കളുമെണ്ണ പൊടികളും സാരമായുള്ള ഗുളികയും കൊണ്ടു ചെന്ന് ഓരോവിധം പണം കൈക്കലാക്കന്നു ആലോചിച്ചു നോക്ക് നിങ്ങള് കാഞ്ഞിരത്തിൻ്റെ കുരുവും നെയ്യും അതുപോലെ തന്നെ തിക്തകം ഒരു മരുന്നാ അതായത് ആര്യവേപ്പ് പോലൊരു മരുന്നാ അതൊക്കെ കൂടെ ഇട്ടിട്ട് മാറുന്നുണ്ടാക്കി രാജാവിന് ചെന്ന് സേവിക്കുന്നു വൈദ്യത്തിൽ മാത്രം നമുക്ക് പ്രത്യേകതയുണ്ട് ഏറ്റവും കയ്പ്പുള്ള മരുന്നാണ് ഏറ്റവും ഫലമുള്ളത് എന്നാ നമ്മള് വിശ്വസിക്കുന്നത് അല്ലെ എന്നിട്ട് അമ്മമാരൊക്കെ കഷായം കുടിക്കുന്ന കണ്ടില്ലേ നിങ്ങള് കഷായം കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഛര്ദിക്കാൻ വരും അതാണ് അമ്മമാരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചിട്ട് മുഖം ഒക്കെ കൂടെ എന്താ VS അച്യുദാനന്തൻ്റെ ഒക്കെ മുഖമായിട്ടാ നമ്മളെ അമ്മമാരുണ്ടാവുക അല്ലെ കഷായം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കയ് കയ്പ്പുള്ള കഷായതിനാണ് ഏറ്റവും value ഉള്ളത് എന്നാണ് നമ്മൾ ഒക്കെ തെറ്റുധരിക്കുന്നത് എന്തോ ആവട്ടെ

മന്ത്രവാദം പഠിക്കുന്നവർ തന്നെ ഇന്ന് ഇഷ്ടം പോലെയാ അല്ലെ ഇന്നും ഉണ്ട് അന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വച്ചത് ഇന്നും ഇല്ലേ തൊട്ടടുത്ത നമ്മൾ കണ്ടു രണ്ടുപേരെ രണ്ടുപേരെകൊന്നത് എന്തിൻ്റെ പേരിലാ കൂടോത്രവും അതുപോലെതന്നെ മന്ത്രവാദത്തിൻ്റെ പേരിലാണ് മന്ത്രവാദം പഠിച്ചിട്ട് മന്ത്രങ്ങൾ ഓരോന്ന് പറഞ്ഞു ചരടും ഒക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് പണം വാങ്ങുന്നു ഇങ്ങനെ ഇങ്ങനെ പണമുണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന നെട്ടോട്ടമാണ് ഈ കവിതയുടെ പ്രമേയം എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പൊ വർത്തമാനകാല സാഹചര്യങ്ങളുമായി ഈ കവിത വിലയിരുത്താൻ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും മക്കൾ ഓർത്തു വെക്കണേ മ മനസ്സിലായോ മക്കൾക്ക് കൃത്യമാണോ നമ്മൾ ഒന്നൂടെ പറയും ഒന്നുടെ ഒന്നൂടെ നമുക്ക് ചോദ്യം വരുമ്പോ ചോദ്യ paper ചർച്ച ചെയ്യുമ്പോ നമുക്കൊന്നുകൂടെ പറയാം അടുത്തത് തേൻ കനി എന്ന് പറയുന്ന നാടകമാണ് G ശങ്കരപ്പിള്ള നാ എന്താ നാടകം എന്ന് പറഞ്ഞാൽ നാടകമെന്നു പറഞ്ഞാൽ എന്താ നമ്മുടെ train നേരെ ഒരു നാടകശാലയിലേക്കാ പോകുന്നത് അല്ലെ എന്താ നാടകം നാടിനെ അകത്തു കൊണ്ടുവരുന്നതിനെയാ നമ്മൾ നാടകം എന്ന് വിളിക്ക നാട് plus അകം is equal to നാടകം ന്നാ പറയാ എന്താണ് നാടകം ശരിക്ക് ആഹ് നമ്മുടെ ഭാരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ പത്ത്

ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു portuguese footballer ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ dos santos averio നിലവിൽ പോർച്ചുഗൽ ദേശിയ team നും വേണ്ടിയും അഹ് al nasar club ന് വേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച football കളിക്കാരിൽ ഒരാളായാണ് കണക്കാക്കുന്നത് CDnacional team ലാണ് റൊണാൾഡോ തന്റെ career ആരംഭിച്ചത് മികച്ച പ്രകടനം കാഴ്ച് വെച്ച് ഇദ്ദേഹം രണ്ട് FIFA കൾക്ക് ശേഷം sporting team ലേക്ക് മാറി റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച manchester united ന്റെ manager sir അലക്സ് ഫെർണാൻ ഫെർഗുസൻ രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ടു വയസുള്ള റൊണാൾഡോയുമായി പന്ത്രണ്ട് point പന്ത്രണ്ട് ലക്ഷത്തിന് കരാറില് ഏർപ്പെട്ടു ആ season ൽ റൊണാൾഡോ തന്റെ ആദ്യ club നേട്ടമായ FA cup നേടി രണ്ടായിരത്തി നാൾ UEFAeuro cup ൽ ഇദ്ദേഹം ഉൾപ്പെട്ട പോർച്ചുഗൽ team രണ്ടാം സ്ഥാനം നേടി രണ്ടായിരത്തി എട്ടിൽ റൊണാൾഡോ തന്റെ ആദ്യ UEFA champions league നേടി കലാശ കളിയിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹമായിരുന്നു അതേ വർഷം റൊണാൾഡോ FIFA world player of the year ആയും FIFA pro world player of the year ആയും തിരഞ്ഞടുക്കപെട്ടു കൂടെ നാല്പത് വർഷത്തിൽ മാഞ്ചസ്റ്റർ united ൽ നിന്നുമുള്ള ആദ്യ ballon d'or ജേതാവുമായി രണ്ടായിരത്തി എട്ട് season ൽ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിന് ശേഷം ഇതിഹാസ നെതെർലാൻഡ് തരാം ജൊഹാൻ ക്രൈഫ് റൊണാൾഡോവിന് ജോർജ് ബെസ്റ്റിനും ഡെന്നിസ് ലോവിനും മുകളിൽ സ്ഥാനം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് വർഷ ത്തെ ballon d'or പുരസ്‌കാരം കൂടി നേടിയതോടെ football ചരിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി പതിനഞ്ച്‌ പതിനാറ് season റൊണാൾഡോയുടെ career ലെ ഏറ്റവും മികച്ച season ആയി കണക്കാക്കുന്നു ലോകത്തിലെ ഏറ്റവും വിപണന പരവും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 രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ESPN ലോകത്തെ ഏറ്റവും പ്രശസ്തമായ athlete ആയും തിരഞ്ഞെടുക്കപ്പെട്ടു സമയം ഏറ്റവും കൂടുതൽ നൂറ് പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ സ്വാധിനിച്ച ആളുകൾ അവരുടെ career ൽ ഒരു billion dollar സമ്പാദിച്ച ആദ്യത്തെ footballer കളിക്കാരനും മൂന്നാമത്തെ കായികതാരവുമാണ് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബം കൊടും ദാരിദ്രത്തിലായിരുന്നു ഇനിയൊരു മകനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിനില്ലാതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്റ്റി ക്രിസ്റ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗർഭാവസ്ഥയിലുള്ള റോണോയെ ചൂടുള്ള beer കുടിച്ച് ഇല്ലാതാക്കാൻ പല തവണ ശ്രമിച്ചു പ്രതിസന്ധികളെല്ലാം മറികടന്ന് കുഞ്ഞി റോണോ ജനിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ ദ സാൻറ്റോസ് അവരിയോ ഫെബ്രുവരി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് പൊർച്ചുഗലിലെ മദീറയിൽ ഫുൻചാലിലാണ് ജനിച്ചത് അച്ഛൻ ജോസ് എ ഡിനിസ് അവിറോ അമ്മ മറിയ ഡൊളോറസ് ഡോസൻറ്റോസ് അവിറോ തന്റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ american president മായ റൊണാൾഡോ റിഗിന്റെ പേരാണ് അച്ഛൻ തന്റെ ഇളയ മകൻ ഇട്ടത് റൊണാൾഡോവിന് ഹ്യൂഗോ എന്ന ഒരു ജ്യേഷ്ടനും എൽമ ലില്ലിയാന കാശിയ എന്ന രണ്ട് ജ്യേഷ്ട്ടത്തിമാരും ഉണ്ട് റൊണാൾഡോ വളർന്നു വന്നത് portuguese club ബെൻസികപ് പ്രേമി ആയിട്ടാണ് എട്ടാം വയസിൽ amateur team ആയ ആൻറ്റോ റിക് നിക്ക് വേണ്ടി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്‌ നാസിയോണലിൽ ചേർന്നു അവിടെ cup ജയിച്ചതിനെ തുടർന്ന് sporting ലേക് മൂന്ന് ദിവസത്തേക്ക് പോയ റൊണാൾഡോക്ക് അവർ കര കരാർ കൊടുത്തു എന്നും പറയപ്പെടുന്നു റൊണാൾഡോ sporting ലെ മറ്റു യുവ താരങ്ങളോടൊപ്പം sporting ന്റെ youth academy ആയ അൽകോചേറ്റിൽ പരിശീലനം തുടങ്ങി sporting ലെ under പതിനാറ് under പതിനേഴ് under പതിനെട്ട് b team പിന്നെ first team എന്നിവയിൽ ഒരേ season ൽ കളിച്ച ഒരേ കളിക്കാരാണ് റൊണാൾഡോ sporting ന് വേണ്ടിയുള്ള തന്റെ ആദ്യ കളിയിൽ രണ്ട് goal കൾ നേടി റൊണാൾഡോ ശ്രദ്ധേയനായി CRseven പതിനഞ്ചാം വയസിൽ raising heart എന്ന സ്ഥിതി പിടിപെട്ട റൊണാൾഡോവിന് അമ്മയുടെ അനുമതിയോടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു അവിടെ laser ഉപയോഗിച്ചു operation നടത്തിയതിനെ കുറച്

റൊണാൾഡോക്ക് തീരെ ചെറുപ്പമാണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്നുമായിരുന്നു അവർ കണ കാരണം പറഞ്ഞത് പക്ഷെ രണ്ടായിരത്തി മൂന്നിൽ എസ്‌റ്റഡിയ ജോസെയ് എന്ന ലിസ്ബണിലെ കളി കളത്തിന്റെ ഉദ്ഘാടന മത്സരത്തിൽ sporting ന് മാഞ്ചസ്റ്റർ united നെ തോല്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട് മാഞ്ചസ്റ്റർ താരങ്ങൾ തങ്ങളുടെ manager ആയ sir അലക്സ് ഫർഗൂസന്റെ ശ്രദ്ധ റോണോവിലേക്ക് തിരിച്ചു വിട്ടു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് season ശേഷം റൊണാൾഡോ പന്ത്രണ്ടേ point ഇരുപത്തിനാല് million തുകക്ക് മാഞ്ചസ്റ്റർ united മായി കരാറിൽ ഒപ്പ് വെച്ചു ഇതോടെ മാഞ്ചസ്റ്ററിൽ വരുന്ന ആദ്യത്തെ portuguese താരമായി റൊണാൾഡോ ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager ഓട് jersey number ഇരുപത്തെട്ട് ആവശ്യപ്പട്ടു റൊണാൾഡോ sporting ൽ കളിച്ചത് ഈ number ലായിരുന്നു ഇതിനു കാരണം jersey number ഏഴ് അണിയുന്ന കളിക്കാരന്റെ മേൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട് പ്രത്യേകിച്ച് united ൽ ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്ററ് ബ്രയാൻ റോബ്‌സൺ എറിക് കൺറ്റോണോ ഡേവിഡ് ബെക്കാം തുടങ്ങിയ united number ഏഴ് കളിക്കാരുടെ പ്രകടനങ്ങൾ കണ്ട് ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരിൽ നിന്നും അതെ നില വാരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കും റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാഞ്ചസ്റ്ററിൽ ചേർന്ന ശേഷം manager എന്നോട് ചോദിച്ചു എനിക്ക് ഏത് jersey number വേണമെന്ന് ഞാൻ ഇരുപത്തിയെട്ടു ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല നീ number ഏഴു തന്നെ അണിയു ആ പ്രശസ്ത jersey ക്കു എന്നിൽ എനിക്ക് കൂടുതൽ പ്രചോതനം നൽകി പ്രതീക്ഷകളിലേക്ക് ഉയരാൻ അതെന്നെ നിർബന്ധിച്ചു റൊണാൾഡോ united ന് വേണ്ടി ആദ്യമായി കളിക്കളത്തിൽ ഇറങ്ങിയത് ബോൾട്ടൻ വാന്ടിസ്ന് എതിരെ നാലേ പൂജ്യത്തിന് united ജയിച്ച കളിയിൽ അറുപത് minute ൽ അറുപതാം minute ൽ പകരക്കാരനായിട്ടാണ് united ലെ തന്റെ ആദ്യ goal നേടിയത് എതിരെ ഒരു free kick ലൂടെയാണ് ആ കളിയിൽ united മൂന്നേ പൂജ്യത്തിന് ജയിച്ചു റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താൻമാരുടെ ആയിരാമത്തെ goal നേടിയത് രണ്ടായിരത്തി അഞ്ച്‌ ഒക്ടോബർ ഇരുപത്തിഒമ്പതാം തിയതി middle ബ്രോവിനോട് തോറ്റ കളിയിൽ ആ season ൽ തന്നെ റൊണാൾഡോ ആകെ മൊത്തം പത്തു goal കൾ നേടി രണ്ടായിരത്തി അഞ്ചിൽ ആരാധകർ റൊണാൾഡോവിനെ FIFApro special player of the year തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ആറ് നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടർച്ചയായി രണ്ടുതവണ റൊണാൾഡോ ബാർസെസ് player of the month ആയി തിരഞ്ഞപെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ടു ആറുകളികളിൽ നിന്നും ഏഴു goal കൾ നേടിയാണ് റൊണാൾഡോ ഈ ബഹുമതികൾക്ക് അർഹനായത് english p premier league ന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായി രണ്ടുതവണ ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് റൊണാൾഡോ ഡെന്നിസ് ബർ കാമ്പ് റോബി ഫോളേർ എന്നീ കളിക്കാർ റൊണാൾഡോവിന് മുമ്പ് ഈ നേട്ടം കൈവരിച്ച കളിക്കാർ മാഞ്ചസ്റ്റർ city ക്കെതിരെ റൊണാൾഡോ united ലെ തന്റെ അൻപതാമത്തെ goal നേടി അതെ season ൽ തന്റെ united ന്റെ നാലു വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ആദ്യത്തെ premier ship കിരീടം നേടി തുടർച്ചയായ രണ്ടാം തവണയും റൊണാൾഡോ ഷിഫ് fifpro special player of the year ആയി തെരഞ്ഞെടുക്കപ്പെട്ടു മാർച്ച് രണ്ടായിരത്തി ഏ ഴിൽ spanish club ആയ real മാഡ്രിഡ് റൊണാൾഡോവിനെ സാന്റിയാഗോ ബെർനാബോവിലേക്ക് കൊണ്ട് പോകാൻ എൺപത് million വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് എന്ന വാർത്ത പരന്നു പക്ഷെ റൊണാൾഡോ united മായി അഞ്ചുവർഷത്തെ കരാർ ഒപ്പ് വച്ചു ആഴ്ചയിൽ ഒരു ല ലക്ഷത്തി ഇരുപതിനായിരം എന്ന ശമ്പള തുകക്ക് മാഞ്ചസ്റ്റർ united ന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരന് ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളമാണിത് തന്റെ career ൽ ആദ്യമായി UEFA champions league കിരീടം നേടിയ season ആണിത് മോസ്കോയിൽ വെച് നടന്ന final ചെൽസിക്കെതിരെ goal നേടാനും ക്രിത്യനോക്കായി ആ season ൽ champions league top scorer ആവാനും അദ്ദേഹത്തിനായി final ൽ penality shoot out ൽ penalty പാഴാക്കിയെങ്കിലും മാഞ്ചസ്റ്റർ united goal keeper എഡ്വിൻ വാന്റർ സാന്റിന്റെ പേരുകളുടെ പിൻബലത്തിൽ united ജയിച്ചു ആ season ൽ തന്നെ english premier league ഉം ക്രിസ്ത്യാനോ നേടി അതുവരെയുള്ള season ൽ ക്രിസ്ത്യാനോയുടെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വേനൽ transfer ക ജാലകത്തിലാണ് റൊണാൾഡോ real മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത് അന്ന് അന്നത്തെ ഏറ്റവും ഉയർന്ന വിലക്കയായിരുന്നു ഈ കൂട് മാറ്റം ആദ്യ season ൽ ഒൻപതാം number jersey ആണ് ക്രിസ്ത്യാനോ അണിഞ്ഞത് real ഇതിഹാസമായിരുന്ന റൗൾ ഏഴാം number jersey അണിഞ്ഞത് കൊണ്ടായിരുന്നു ക്രിസ്ത്യാനോ ഒൻപതാം number jersey തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ real ലേക്ക് എമ്പതിനായിരം പേർ സ്വാഗതം ചെയ്യാനായി real ന്റെ home ground ആയ സെന്റ്റിയഗോ ബെർണോബിയിൽ തടിച്ചു കൂടി ഇതൊരു ലോക record ആണ് club ഇതിഹാസമായ ആല്ഫെർഡോ ഡി സ്റ്റഫോണോയാണ് ക്രിസ്റ്യാനോക്ക് jersey കൊടുത്ത് club ലേക് സ്വാഗതം ചെയ്തത് real നായി ക്രിസ്ത്യാനോ അരങ്ങേറ്റം കുറിച്ചത് ഡിഫോർടിഓ ലെ കൊരുണികെതിരെയാണ് ആ മത്സരത്തിൽ തന്നെ ക്രിസ്ത്യാനോ തന്റെ ആദ്യ goal നേടുകയും ചെയ്തു സൂറിച്ചിന്

hello